സുരേഷിന് മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം. sperms എന്ന് പറഞ്ഞ ഒരു cell അവരുടെ, അവന്റെ body ഇൽ അവൻ ഉണ്ടാക്കിയാൽ മാത്രമേ നാളെ ഒരു കാലത്തു ആ sperm contribute ചെയ്ത് അവന് ഒരു കുഞ്ഞിനെ അഹ് birth കൊടുക്കാനുള്ള help ചെയ്യുവാൻ പറ്റുവൊള്ളൂ. He will not give birth. He is not a part of giving birth. പക്ഷെ പുള്ളിക്കാരന്റെ contribution ആണ് sperms. പുള്ളിക്കാരൻ

സുരേഷിന്റെ body നമ്മൾ പൊതുവെ എടുക്കുവാണെങ്കിൽ he is what we called a diploid organism. പുള്ളിക്കാരനെ നമ്മൾ diploid organism എന്ന് പറയും. കാരണം പുള്ളിക്കാരൻ ഓരോ body യിലെ cells എടുത്താലും പുള്ളിക്കാരന്റെ കയ്യിൽ complete ആയി ഫോർട്ടി സിക്സ് forty six chromosomes ഉണ്ടാകും. സുരേഷ് ഒരു normal ആയ ഒരു healthy ആയ ഒരു മനുഷ്യനാണ്. അപ്പോ പുള്ളിക്കാരന്റെ ഏതു cell നമ്മൾ എടുത്തു നോക്കിയാലും ആ cells ൽ എല്ലാം നമുക്കു forty six chromosomes കിട്ടിയേ പറ്റൂ. അപ്പോ forty six chromosomes ഉള്ള സുരേഷ് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ help ചെയ്താൽ, അത് ഇച്ചിരി തെറ്റിപ്പോകും. കാരണം എന്താന്ന് അറിയാമോ? suppose സുരേഷ് ഇന്ന്, ഇന്നു സുരേഷിന് അധികം വയസ്സ് ഒന്നുമില്ല. അധികം പ്രായം ഒന്നുമില്ല. നാളെ സുരേഷ് ഒരു പെണ്ണ് കെട്ടും. സുരേഷ് ഒരു പെണ്ണ് കെട്ടുമ്പോ സുരേഷും സുരേഷിന്റെ ഭാര്യയും decide ചെയ്യും അയ്യോ, കുഞ്ഞുങ്ങളൊക്കെ എത്ര cute ആണ്? നമുക്ക് ഒരു കുഞ്ഞു വേണ്ടേ? ഒരു കുഞ്ഞിക്കാൽ കാണണ്ടേ? എന്ന് അവര് decide ചെയ്യും. അവര് decide ചെയ്തു കഴിയുമ്പോ ഇവര് തമ്മിൽ അടി ആകും. സുരേഷും സുരേഷിന്റെ ഭാര്യയും തമ്മിൽ അടി ആകും. കാര്യം എന്തുവാ? സുരേഷ് പറയും

എന്റെ കയ്യിൽ forty six chromosomes ഉണ്ടെങ്കിലും ഒരു കുഞ്ഞിനെ ഉണ്ടാkkaൻ നേരത്തു അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുമ്പ് കുഞ്ഞിന് ഞാൻ എന്റെ body യുടെ പകുതി chromosome കൊടുക്കൂ. എന്റെ കൈയിൽ forty six chromosomes ഉണ്ട്. ഞാൻ കൊടുക്കുന്നത് കുഞ്ഞിന് only twenty three chromosomes ആണ്. മനസ്സിലായോ? അപ്പോ സുരേഷ് decide ചെയ്യും in his primary sex organ testis നമ്മൾ Testis നെ പറ്റി മക്കളെ പഠിച്ചിട്ടുണ്ട്. ആ session ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നു ശ്രദ്ധിച്ചു കാണണം കേട്ടോ. സുരേഷിന്റെ കയ്യിൽ testis ഉണ്ട്. ഈ testis ആണ് സുരേഷിന്റെ primary sex organ. അപ്പോ സുരേഷ് എന്തുവാ ചെയ്യുന്നേ എന്ന് അറിയുവോ? സുരേഷ് പറയും in the testis നാല്പത്തി ആറു chromosome ഉള്ള cells മാറ്റിവെച്ചു നമുക്ക് twenty three chromosomes ഉള്ള ഒരു cell ഉണ്ടാക്കാം. അതെന്തിനാണ് സുരേഷ് അങ്ങനെ ചെയ്യുന്നേ?

gametogenesis അതായതു sprematogenesis ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോ forty six chromosmes ഉള്ള സുരേഷ് twenty three chromosomes ഉള്ള ഒരു sperm ഉണ്ടാക്കിയേ പറ്റൂ. അതെങ്ങനാ ഉണ്ടാക്കുന്നെ എന്നാണ് ഇനി നമ്മൾ pഠിക്കാൻ പോണെ.

നമുക് അത്രേം വേണ്ട. നമ്മൾ ഒരു sperm ഉണ്ടാക്കുമ്പോൾ അതിന്റെ അകത്തു only അതിന്റെ half അത് മതി. അതിനാണ് നമ്മൾ spermatogenesis ചെയ്യുന്നേ. അപ്പോൾ ഈ haploid എന്ന വാക്കിന്റെ അർഥം എന്താ? അപ്പോ ഇത്രേം കഥ എല്ലാം പറഞ്ഞു ഇനി നമ്മൾ haploid അർഥം പറഞ്ഞില്ലെങ്കിൽ കാര്യമില്ല. haploid എന്ന് പറഞ്ഞാൽ ഒരു cell ന് അകത്തു അഥവാ only half the set of chromosomes ഉണ്ടെങ്കിൽ അതായത് ഈ case ൽ ഇരുപത്തി മൂന്ന് chromosomes മാത്രമേ ഉള്ളെങ്കിൽ ഇരുപത്തി മൂന്ന് chromosome ഉള്ള ഒരു cell നെ വിളിക്കുന്ന പേര് ആണ് haploid cell. ആ sperm നെ വിളിക്കുന്ന പേരാണ് haploid cell. മനസ്സിലായോ? അപ്പോ ഈ haploid gamete ഉണ്ടാക്കുന്ന process നെ ആണ് gametogenesis എന്നു പറയുക എന്നാണ് ഇപ്പോ process of formation of haploid gametes, gametes എന്ന് പറഞ്ഞാൽ sperm and ovum നെ gametes എന്ന് പറയും. From the undifferentiated diploid germ cell Undifferentiated diploid germ cell, testis ൽ ഉള്ള cell നെ germ cell എന്ന് പറയും. germ cell നെ ഉപയോഗിച്ച് നമ്മൾ sperms ഉണ്ടാക്കുമ്പോൾ diploid germ cells നിന്ന് നമ്മൾ sperms ഉണ്ടാക്കുമ്പോൾ ആ process നെ വിളിക്കുന്ന പേര് ആണ് gametogenesis. Gametogenesis നമ്മൾ ഇതിനു പഠിക്കുന്ന spematogenesis. Gametogenesis in male produces spermatozoa. കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് ഒരു വാക്കു കേട്ടു, spermatozoa. sperm കേട്ടത് കുഞ്ഞിലെ കേട്ടായിരുന്നു sperm അഞ്ചാം class ആറിൽ പഠിക്കുമ്പോൾ sperm എന്ന് ഉള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. spermatozoa biologically more accurate ആണ്. sperms എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കില്ല. we will be using the word spermatozoa better word. okay, biologically more significant. Spermatozoa. അപ്പോ Spermatozoa എന്ന് കേൾക്കുമ്പോ പേടിക്കല്ല്, sperm ne പറ്റി തന്നെ അന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ നമുക് നോക്കാം എങ്ങനെ ആണ് spermatogenesis ന്റെ process നടക്കുന്നത് എന്ന്. Spermatogenesis process നമ്മൾ എടുത്തു നോക്കുമ്പോൾ, ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് എവിടെയാ നടക്കുന്നെ എന്ന് ഒന്ന് ചിന്തിക്കണം. അപ്പോ നിങ്ങൾക്കു ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമയില്ല ചിരിച്ചേ. maa'm ചളിക്ക് ചിരിക്കാറില്ല ഞങ്ങൾ. ഇത് നിങ്ങളുടെ അഹ് seminiferous tubule ആണ്, നിങ്ങൾക്കു ഓർമയുണ്ട് എങ്കിൽ good നിങ്ങൾ എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ good seminiferous tubule എന്ന് പറഞ്ഞ tubule ആണ് ഈ നിങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന സാധനം. seminiferous tubule ന് അകത്ത് cells ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? seminiferous tubule ന് അകത്തു cells ഉണ്ട്. ഈ cells നെ വിളിക്കുന്ന പേരാണ് spermatogonium. ഓര്മവരുന്നുണ്ടോ? ആ എനിക്ക് എല്ലാം ഓർമ്മ വരുന്നു maam, എല്ലാം ഓർമ്മ വരുന്നു. വരും വരും. വന്നാലേ പറ്റൂ. spermatogonium ആണ് മക്കളെ നിങ്ങൾ ഈ കാണുന്നെ. ഈ spermatogonium ത്തിനെആണ് നേരത്തെ ഇതിനു കഴിഞ്ഞ മുമ്പത്തെ slide ൽ germ cell എന്ന പേര് കൊടുത്തത്. ഈ spermatogonium നെ ആണ് നമ്മൾ germ cell എന്ന പേരിട്ടു previous slide ഇൽ വിളിച്ചത്. ഈ sperm~ spermatogonia ന്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മുടെ nurse മാർ ചേച്ചികളുണ്ട്. ഓർമ്മയുണ്ടോ ഞാൻ nurse മാരെ പറ്റി പറഞ്ഞത് ഇതിന്റെ അകത്ത്? nursing cells ഉണ്ട് മക്കളെ ഇതിന്റെ അകത്ത്, ആ cells നെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തോ വട്ടോളിയോ, വട്ടോളി അല്ല certoli കേട്ടോ? ഓർമ്മ വരുന്നുണ്ട്. ആ maa'm ഇച്ചിരി ഇച്ചിരി ഓർമ വരുന്നു. ആ ഓർമ്മ വരട്ടെ. certoli cells. Certoli cells നെ ആയിരുന്നു നമ്മൾ നേഴ്സ് cells എന്ന് വിളിച്ചത്. ഇന്ന്

spermatogenesis. Everybody give that heading. Spermatogenesis. Spermatogenesis is the formation of sperms in the seminiferous tubules in the testis.

hello hello ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബാംഗ്ലൂരിൽ job നു പോയ ഒരു story ആണ് ഇപ്പോ കഴിഞ്ഞ മാസം ഞാൻ ബാംഗ്ലൂര് ഒരു job അയിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് work എന്താണ് വെച്ച് കഴിഞ്ഞ നമ്മൾ juice maker job ആണ് നാട്ടിൽ ഞാൻ juice maker ആയി work ചെയ്തിരുന്നു അപ്പോ അതിൻറെ

റ്റ് ആണ് ഞാൻ പോയത് വൈകുന്നേരം ആ time ല പോയത് അധികം അങ്ങോട്ട് അഞ്ചര ആറ് മണി ആ range ആയപ്പോൾ ബാംഗ്ലൂരിലോട്ട് യാത്ര ആരംഭിച്ചത് അങ്ങനെ പോയി പിന്നെ ഏകദേശം ബാംഗ്ലൂര് എത്തിട്ടില്ല ഒരു one hour യാത്ര ഒരു tea time break ഉണ്ടായിരുന്നു അങ്ങനെ stop ചെയ്തു എന്നിട്ട് ചായയൊക്കെ കുടിച്ച് നമ്മള് പിന്നെ കുറെ പേരുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് പിന്നെയും വണ്ടിയെടുത്തു പിന്നെ ഒരു one hour കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂർ എത്തിയത് ഞാൻ ഏകദേശം രാത്രി ഒരു പതിനൊന്ന് ആഹ് ഏകദേശം അത്ര correct എനിക്കോർമ്മയില്ല ബാംഗ്ലൂർ എത്തിയപ്പോ അവിടെ സാറ്റലൈറ്റ് ഒരു stand ഉണ്ടനു പിന്നെ അവിടെ ഇറങ്ങി അവിടുന്ന് നേരെ മൈസൂര് company ആയി പുള്ളിക്കാരൻ മൈസൂരിൽ ഉള്ളതാണ് ഏർ എനിക്കപ്പോ ഹിന്ദി അറിയത്തില്ല അതുപോലെതന്നെ കന്നട അറിയത്തില്ല പിന്നെ english ഏകദേശം കുറച്ച് അറിയാം ഒപ്പിച്ച സംസാരിച്ചു അങ്ങനെ english സംസാരിച്ച് കുറച്ച് സംസാരിച് അങ്ങനെ ഞങ്ങള് food ഒക്കെ കഴിച്ചിട്ട് മൈസൂരിന്ന് പോന്നേ അങ്ങനെ food ഒക്കെ കഴിച് പിന്നെ ഏതായാലും ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂർ എത്തിയപ്പോ പുള്ളി ഒരു scooter ഉണ്ടായിരുന്നു satellite stand ന്റെ അവിടെ വണ്ടി ഒരു അവിടെ വെച്ചിട്ടാണ് പുള്ളി പോന്നത് പുള്ളി ബാംഗ്ലൂർ work ചെയ്യുന്നതാണ് airport ൽ എന്തോ ഒരു job ആണ് airport ൽ എന്തോ ഒരു job ആണ് പുള്ളിക്കാരൻ തന്നെ

satelite bus stand ന്ന് ഏകദേശം മജസ്റ്റിക്കിൽ എത്താൻ കുറച്ച് long ഉണ്ട് അപ്പൊ ഈ പുള്ളിക്കാരൻ എന്നെ അവിടെ drop ചെയ്യാന് പറഞ്ഞു അങ്ങനെ പോയി പിന്നെ അവിടെ സാറ്റലൈറ്റ്ന്ന് മജസ്റ്റിക്കൽ drop ചെയ്തു മജസ്റ്റിക്കിൽ എത്തിയതിനുശേഷം ഞാൻ എൻറെ friend നെ വിളിച്ചു അവൻ friends നെ കൂട്ടി വരാന്ന് പറഞ്ഞു പിന്നെ ഏകദേശം അവനെ wait ചെയ്തു ഒരു അരമണിക്കൂർ അവൻ വരാൻ late യി കറങ്ങി ഏകദേശം ഒരു മുക്കാമണിക്കൂറോളം ആവാനായി ഏകദേശം അവിടെ കുറേ night ആയിരുന്നു ബാംഗ്ലൂര് വന്നതല്ലേ അപ്പോ എന്തായാലും എല്ലോ ഒന്ന് കറങ്ങണം അങ്ങനെയാണ് full road ലൂടെ ഞാൻ ഇങ്ങനെ വെറുതെ ഓരോ കാഴ്ചയും കണ്ടു അങ്ങനെ നടന്നു കുറെ ആളുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പോ ഇവിടുന്ന് നമ്മളെ നാട്ടിൽ നിന്ന് വേറെ സ്ഥലത്ത് പോയപ്പോ രാത്രി മാറ്റം എനിക്ക് കാണാൻ സാധിച്ചു നല്ലൊരു എന്തായാലും അനുഭവം ആയിരുന്നു ഒക്കെ അങ്ങനെ ഞാൻ അവിടെ പോയി ഏകദേശം കുറച്ചു കൂടെയൊക്കെ കറങ്ങിയിട്ട് ഞാന് ഒരു ചായ എല്ലാം കുടി

അവൻ വന്നു ചെയ്തു അവൻറെ കൂടെ വരുന്നോണ്ട് ഞങ്ങൾ അവിടന്ന് അവൻ താമസിക്കുന്ന ഏകദേശം കുറച്ചു long പോകാനുണ്ട് one way two way road ഭയങ്കര confusion ആയിരുന്നു ഞങ്ങൾക്ക് പോവാൻ അവരിക്കും correct routes അറിയില്ല പിന്നെ google map ഒക്കെ നോക്കി ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരുപാട് road ലൂടെ നമ്മളെ വണ്ടിയും കൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും ഒക്കെ പോയി പിന്നെ അവിടെ എന്നുവെച്ചാൽ കുറെ തെരുവ് നായകൾ ഉണ്ടായിരുന്നു road ലൂടെ ഇവറ്റകൾ ആണെങ്കിൽ ഞങ്ങളെ ബാംഗ്ലൂര്ന്ന് പറയുമ്പോ ഓരോ നമ്മൾ ഓരോ area പോലെയാണല്ലോ അങ്ങനെ road ലൂടെ ആയിരുന്നു പോയത് ഒരു ചേരി പോലെ തെരുവ് നായ്ക്കൾ ഞങ്ങൾ slow ആക്കിയെരോ വേഗോ വണ്ടിയെടുത്ത് അവിടുന്ന് വേ വിട്ടു വേഗം വണ്ടിയെടുത്ത് അവിടുന്ന് പോയി അങ്ങനെ പോയി ആകെപ്പാടെ ഒരു ഒരു variety ആയിട്ടുള്ള day ഏനു അന്ന് night നല്ല രസായിരുന്നു അന്ന് ബാംഗ്ലൂര് അങ്ങനെ പോയി കുറെ time കറങ്ങി google map നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും

അങ്ങനെ പോയി അവിടെരു അവൻറെ friends ഉണ്ട് അവരെ പഠിക്കാണ് അവിടെ stay ചെയ്തു അവൻറെ കൂടെ ഞാൻ വന്നല്ലേ first day ല്ലേ അപ്പൊ പുറത്തുകൂടെ ന്നിറങ്ങാന്ന് വിചാരിച്ചു ബാംഗ്ലൂർ അല്ലേ night life ല്ലേ വെച്ച് ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോ ഇവൻറെ friends ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും പരിചയപ്പെട്ടു ഓരോ ഭാഗത്തുന്ന് വന്ന പാലക്കാട് കോട്ടയം അവിടെ എവിടുന്നൊക്കെ വന്ന പയ്യന്മാർ ആയിരുന്നു അവരോടൊക്കെ company ആയി just ഞങ്ങള പുറത്തോട്ട് ഇറങ്ങി ഇവൻറെ വേറെ friends ഉണ്ടായിരുന്നു കുറച്ച് അപ്പുറത്തായിരുന്നു അവിടെയും പോയി അവിടുന്ന് ക്യാരംസ് ഒക്കെ കളിച്ചു ഏർ അങ്ങനെ restaurant പോയി അവൻ എന്നെ കൊണ്ടുപോയി നല്ല food ഒക്കെ വാങ്ങിത്തന്നു നല്ല അടിപൊളി food ഒക്കെ ആയിരുന്നു ഞങ്ങള് പിന്നെ കുറച്ചു നേരം അപ്പറത്തെ അങ്ങനെ അങ്ങോട്ടുമിങ്ങോട്ടും ഒക്കെ നടന്നു പിന്നെ രാത്രി ഞങ്ങൾ കുറെ ഏകദേശം ആ time ഒക്കെ ആയികുണു അത്രയും late ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാൻ പിറ്റേദിവസം morning ഏർ എൻറെ അവിടുന്ന് കുറച്ചു പോകാനുണ്ട് ആഹ് ഇവനെ ഇവൻറെ സ്ഥലം പറഞ്ഞുകൊടുത്തു

താഴത്തെ shop ൽ ഒക്കെ പോയി അവിടെ അങ്ങനെ സംസാരിച്ചു പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞു friend നോട് രണ്ടു മണിവരെ രണ്ടു മണിവരെ wait ചെയ്തു പിന്നെ രണ്ടു മണിയായപ്പത്തേക്കും അയാളെ കണ്ടില്ല അന്നേരം പിന്നെ അപ്പത്തന്നെ വിളിച്ചു അന്നെരോ പുള്ളി പറഞ്ഞത്

വലിയൊരു supermarket പോലെ ഒരു store ഉണ്ടായിരുന്നു എല്ലാ item സും available ആയിരുന്നു അവിടെ അവിടെ shop ന്റെ location പേരും പറഞ്ഞു കൊടുത്തു അങ്ങോട്ട് വരാൻ പറഞ്ഞു

ആയിരുന്നു വന്ന അങ്ങനെ വണ്ടിയിൽ കയറി അവിടുന്ന് കുറച്ച് ഒരു ദൂരം യാത്ര ഉണ്ടായിരുന്നു shop ലോട്ട് അങ്ങനെ പോയി ഞാന് എല്ലാം ഞാൻ ബാംഗളൂരു

എന്താണ് വെച്ചാൽ ഭയങ്കര different ആയിരുന്നു രണ്ടും രണ്ടായിട്ട എനിക്ക് തോന്നി ഒരു ഉൾപ്രദേശത്തായിരുന്നു ഞാൻ പോയത് ഞാൻ ആകെ shock യി പോയി ബാംഗ്ലൂരിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ പിന്നെ എനിക്ക് മനസ്സിലായത് എല്ലാ പ്രദേശങ്ങളിലും പോലെ ഉൾ area കൾ ഉണ്ട് അങ്ങനെ പുള്ളിക്കാരന്റെ ഒപ്പം പോയി maximum place ഉം enjoy place ഒക്കെ കണ്ടു അങ്ങനെ ദൂരം പോവാൻ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ കുറെ ദൂരം shop ൽ എത്തി അയിൽ super market ലോട്ടെക്കാ ഞാൻ പോയത് luggag നേരെ തൊട്ടപ്പുറത്തെ പുള്ളിക്കാരൻ restaurant ഉണ്ടായിരുന്നു ഒരു fruits ന്റെ കട പിന്നെ നമ്മളെ അങ്ങനെ ഞാൻ പോയി restaurant പോയി food കഴിക്കുമ്പോ പുള്ളിക്കാരൻ restaurant അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു shop ആണ് വരുന്ന ഒരു place ആണ് എനിക്ക് വൈകുന്നേര മനസ്സിലായത് നല്ല തിരക്കുണ്ടായിരുന് വൈകുന്നേരം ഞാൻ ആ shop ൽ നോക്കിയപ്പോ അത്രക്കും തിരക്കുള്ള shop ണ്

പുള്ളിക്കാരൻ പുള്ളിക്കാരൻ വീട്ടിൽ പോയായിരുന്നു പിന്നെ പുള്ളിക്കാരന്റെ മോനാണ് shop നോക്കുന്നത് അവിടുന്ന് പുള്ളിക്കാരൻ ആയിട്ട് company ആയി സംസാരിച്ചിരുന്നു അങ്ങനെ അവിടെ വരുന്ന ആളുകളെ എല്ലാം ഞാൻ പരിചയപ്പെട്ടു പിന്നെ shop ൽ വരുന്ന ഓരോരുത്തരെയും ശ്രദ്ധിക്കാൻ തുടങ്ങി സംസാരവും main ആയിട്ട് എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ english ഒന്നും അധികം അറിയത്തില്ല പറയുന്ന മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്ന അത്രയും ഏകദേശം malayalees ഉള്ള ഒരു area ആയിരുന്നു കുറെ ഒരുപാട് malayalees ണ്ട് അങ്ങനെ ഏകദേശം അങ്ങനെ പിന്നെ വൈകുന്നേരം ആയി വൈകുന്നേരം രാത്രി ബിരിയാണിന്നെയായിരുന്നു ബിരിയാണി കഴിച്ച് night അങ്ങോട്ടുമിങ്ങോട്ടും ഏകദേശം ഒരു രണ്ട് kilo meter ഓളം ഞാൻ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു അവിടുത്തെ place ഉ college ഒക്കെ കണ്ട് അവിടെ അടുത്ത് ഒരു ചെറിയൊരു college ഉണ്ടായിരുന്നു RRcollege ന്ന് പറഞ്ഞ RRcollege ൻറെ അടുത്താണ് പിന്നെ അവിടെ അടുത്ത് gym ഉണ്ടായിരുന്നു എനിക്ക് gym ൽ ഇപ്പ ഭയങ്കര craze ആ gym ന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യണ് ഞാൻ പോയി അവിടെ കന്നട കാരായിരുന്നു master ഒക്കെ

മലയാളം അറിയായിരുന്നു അങ്ങനെ പുള്ളിക്കാരൻ മലയാളം പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ job ന് വന്നതാണ് ഇവിടെ ഞാൻ എന്തായാലും ഒരു one week ന്റെ ഉള്ളിൽ ജോലിക്ക് കയറിയിട്ട്

ഇത്രയും വലിയ gym ഇല്ല കുറെ പോണം അങ്ങനെ gym ൽ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ road side ൽ ഒരു place ആണ് നമ്മളെ ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു restaurant ന്റെ side ൽ നല്ലൊരു തണലൊക്കെ ഉള്ള അവിടെ പോയി ഞാന്

എന്താ ചോദിച്ചാലേ നമ്മുടെ നാട്ടിൽത്ര ticket price കേരുന്നില്ല bus നകത് പോവ്വാൻ അധികം low cost ആണ് വരുന്നത് യാത്ര ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ metro ആണ് metro ക്ക് അധികം വരുന്നില്ല അങ്ങനെ ഞാൻ കുറെ നേരം അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു അവിടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ ഞാന് പോയി അങ്ങനെ room ലോട്ടു പോയി അവിടെ ഒരു എന്താണ് അത്യാവശ്യം ഒരു neat ഇല്ലാത്ത room ആയിരുന്നു വൃത്തിയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു എനിക്കാണെങ്കിൽ കുറച്ച് വൃത്തിയും കാര്യങ്ങളും വേണായിരുന്നു adjust എങ്ങനെയൊക്കെയോ അവിടെ കിടന്നു പിന്നെ രാവിലെ നേരത്തെ എണീച്ച് ഞാൻ പിന്നെ താഴത്തോട്ട് ഒക്കെ ഒന്നിറങ്ങി പിന്നെ ചായ കുടിക്കാൻ പോയി അങ്ങനെ വേറെ shop പോയി ചായയൊക്കെ കുടിച്ച് പിന്നെ വന്നു അങ്ങനെ ഞാൻ എൻറെ ചേട്ട അവിടെ shop ലെ ചേട്ടന്റെ അടുത്ത് പോയി അന്നേരോ ഓല് എങ്ങോട്ടോ work നു കേറാ വിചാരിച്ചേയ പുള്ളിക്കാരൻ പറഞ്ഞു ആഹ് അവിടെ shop ൽ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് അതൊന്ന് set ആയിട്ട് വേണം നമ്മൾ work start ചെയ്യാൻ അപ്പോ ഈ രണ്ട് ഒരു മൂന്ന് ദിവസം എടുക്കുന്നു പറഞ്ഞു three days എന്തായാലും എടുക്കും ന്ന് പറഞ്ഞു അപ്പോ ഇത് എനിക്കറിയാം അറിയില്ലായിരുന്നു three days എടുക്കും work ന് നമ്മൾ കയറാൻ പുള്ളിക്കാരൻ നാട്ടിന്നു വരുമ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല അവിടെ വന്നപ്പോളാണ് ഈ കാര്യം ഞാൻ അറിയുന്നത് എനിക്കും ആകെ congested ആയി തോന്നി room അങ്ങനെയാണ് ആ പുള്ളി എന്നോട് ഒന്നും പറഞ്ഞില്ല അപ്പോ പിന്നെ ഞാൻ അവിടുന്ന് ഒരു ഒരു പയ്യനെയും പരിചയപ്പെട്ട ആയിരുന്നു നാട്ടിലെ കോട്ടയത്താണ് അവൻ അവന്റെ family അവിടെ ബാംഗ്ലൂർ settled ണ് ആണ് അവൻ എന്തോ course ഇപ്പോ ചെയ്യണ അവിടെ ഹും അവൻ food കഴിക്കാൻ വന്ന പരിചയപ്പെട്ട് അവനോട് ചോദിച്ചു ഇവിടെ പ്രദേശത്ത് എങ്ങനെയാണ് കുഴപ്പമില്ല

ഏകദേശം ഒരു ഉച്ച time ആയി അപ്പോ ഞാൻ അവിടുന്ന് പോന്നാലോ തോന്നി ഏർ city യിൽ ഒന്ന് പോയി കറങ്ങിയാലോ അങ്ങനെ ഞാൻ city യിൽ പോവാ പോയി തയ്യാറെടുപ്പോടു കൂടെ പിന്നെ ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചു എടാ city യിൽ പോണെങ്കിൽ ഇവിടുന്ന് എത്ര kilometer പോണം ഏർ എങ്ങനെയാണ് കാര്യങ്ങൾ എനിക്കറിയത്തില്ലന്ന് പറഞ്ഞു അപ്പോ അവൻ പറഞ്ഞു എടാ ഇവിടുന്ന് കുറച്ച് ഒരു kilometer പോയാ ഒരു bus stop ഉണ്ട് correct എനിക്ക് ഓർമ്മയില്ലാ കിട്ടുന്നില്ല അവിടെ പോയാൽ നമ്മൾ ഒരു മെജസ് ഏർ അങ്ങോട്ടേക്ക് എപ്പോഴും bus ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ മെജസ്റ്റിക് എത്തി അതുകൊണ്ട് അവൻ അവിടെ ഇറങ്ങാൻ പറഞ്ഞു അവിടുന്ന് metro ഉണ്ട് metro കേറി ഞാൻ city ലൊക്കെ എവിടെ വേണമെങ്കിലും പോവാന് പറഞ്ഞു metro കേറിയാ മതി വിടെ വേണേലും പോവാ

ശരിയാവുന്നില്ല അവിടെ നിന്നിട്ട് room ഉം കാര്യങ്ങളൊക്കെ പറ്റുന്നില്ല ബാംഗ്ലൂര്ന്ന് പറയുമ്പോ ഞാൻ ഉദ്ദേശിച്ച ആ life എനിക്ക് കിട്ടിട്ടില്ല എനിക്ക് അവിടെ നിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഞാൻ പുള്ളിക്കാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏർ ഞാൻ passport ന്റെ ഒരു enquiry ഉണ്ട് നാട്ടില് അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞ നമ്മളെ പെട്ടെന്ന് ഒരു ഇത് വരണ്ടല്ലോ എന്ന് വെച്ച് അങ്ങനെ ഞാൻ luggage ഒക്കെ ഉള്ള എൻറെ friend ൻറെ അടുത്തേക്ക് അങ്ങനെ അവൻറടുത്തോട്ടു പോയി ticket ഒക്കെ എടുത്തു അതിലെ നമ്മുടെ metro ന്റെ അവിടെ ഇരി waiting ആ ten minutes കഴിയുമ്പോ metro ഇങ്ങനെ വന്നുണ്ടിരിക്കുന്നുണ്ട് അയിൽ അവ്ട്ന്ന് ഒരു മുപ്പത്തിഅഞ്ജ് കാണും correct എനിക്കറിയത്തില്ല അങ്ങനെ പരിചയപ്പെട്ടു പുള്ളിക്കാരൻ പറഞ്ഞു എൻറെ friend നെ അടുത്തൊരു job ഉണ്ട് താല്പര്യണ്ടെങ്കിൽ പറയാം set ആക്കിത്തരാന്ന് പറഞ്ഞു ഇന്നൊട് എന്താ work എന്ന് ചോയ്ച്ചു ഇവിടെ എന്തിന് വന്നത ഞാൻ ഇങ്ങനെ പറഞ്ഞു ചേട്ടാ ഞാൻ ഇങ്ങനെ job ന് വേണ്ടി വന്നതാണ് അപ്പൊ എനിക്ക് ശരിയായ ഒരു room പറഞ്ഞു അപ്പോ daily അന്നൂർ രൂപ കിട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോ ഞാൻ ഞാൻ ആലോചിച്ചു ഇനിയിപ്പോ അവിടെ പോയ ഇതേ അവസ്ഥ വരോ ഇനിയിപ്പോ അവിടെ പോണോ ഏതായാലും ഞാൻ പിന്നെ അതങ്ങ് cancel ആക്കി വേണ്ടന്ന് വെച്ചു ഇനി അവിടെ പോയാൽ പറ്റൂല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ നാട്ടിലെ പോട്ടെ എന്നിട്ട് ഞാൻ അവിടുന്ന് വിളിക്കാന്ന് പറഞ്ഞു contact number ഒക്കെ വാങ്ങി പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരന്റെ friend ന്റെ കടയിൽ okay ഏതായാലും ഞാൻ അങ്ങനെ metro ൽ ഏർ വേറെ ഒരു station ൽ ഇറങ്ങി എനിക്ക് രണ്ട് metro കേറാന് ഉണ്ടായിരുന്നു metro കേറിയാ മതി രണ്ടെണ്ണം ഉണ്ടായിരുന്നു എന്ന എല്ലാരും പറഞ്ഞു അവിടുന്ന് കേറി ഞാൻ ദീപാഞ്ജലി നഗർ എന്നുപറഞ്ഞ ഒരു stop ഉണ്ട് satellite bus stand first അവിടുന്നൊരു എഴുന്നൂറ് അടി നടക്കാനേ ഉള്ളൂ ഏകദേശം ഒരു kilometer ന്റെ അടുത്ത് അങ്ങനെ ഞാൻ ദീപാഞ്ജലിന് നടന്ന ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ

അതില് ഞാന് luggage ഉ ഉണ്ട് എന്റെ കയ്യിൽ അത്യാവശ്യം weight ഉണ്ടായിരുന്നു luggage പോലത്തെ ഒരു വലിയ bag ആയിരുന്നു ഞാൻ ആണേൽ food കഴിച്ച വിശപ്പുണ്ടായിരുന്നു നല്ല ആകെ ഞാൻ ക്ഷീണിതനായി ഞാൻ road ൽ ഇറങ്ങി ഒരു പയ്യൻ അതിലെ കൂടെ നടന്നുപോന്ന കണ്ടപ്പോ എനിക്ക് ഒരു മലയാളിൻറെ ഒരു look തോന്നി ഒരു കേരള style തോന്നി ഏർ bro ന്ന് വിളിച്ച് ഞാൻ പരിചയപ്പെട്ടു പുള്ളിക്കാരൻ actually ഒരു തമിഴ് തമിഴ് ആണ് actually ഏർ father ബാംഗ്ലൂർ ഉള്ളതാണ് തോന്നുന്നു ഏർ dancer ആണ് dancing ന്റെ pro പരിപാടി ഒക്കെ ആയിട്ട് അങ്ങനെ പോന്നൊരു നല്ല അത്യാവശ്യം english കെ സംസാരിച് തമിഴും അറിയാം അങ്ങനെ കുറച്ചൊക്കെ തമിഴ് പറഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഞാൻ തമിഴ് പിന്നെ ഞാൻ translate use ചെയ്തു കൂടുതൽ satellite bus stand ലോട്ട പോണ്ടേ എങ്ങനെ പോവും എന്ന് പുള്ളിക്കാരൻ ആ okay help ചെയ്യാം ഞാൻ കൊണ്ടാക്കി തരാം എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ അവിടുന്ന് ഒരു എഴുനൂറ് അടി ഞങ്ങള് പോയപ്പോൾ ഏർ എൻറെ work എന്താന്ന് ഒക്കെ ചോദിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പരിചയപ്പെട്ടു എന്നെ satellite bus stand പുള്ളിക്കാരൻ പോയത് നല്ലൊരു പയ്യനായിരുന്നു കാരണം എനിക്ക് ഉം ഏർ നമ്മളെ ഇതില് അറിയാത്ത ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോ നമ്മളെ സഹായിക്കാൻ ഉണ്ടാവുന്ന ഇതെന്നെ വലിയൊരു കാര്യമാണ് ഒറ്റപ്പെട്ടുപോമ്പോ നമ്മള് അത് ഒന്നും അറിയാ അത് language പോലും എനിക്ക് ശരിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോ എനിക്ക് വലിയ ഒരു ഇതായിട്ട് തോന്നി help ചെയ്യാൻ ഒക്കെ ആൾക്കാർ ഉണ്ടല്ലോ നല്ലൊരു ഞാൻ പുള്ളിക്കാരൻന്നോട് നന്ദി ഒക്കെ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ കാണാന് പറഞ്ഞു ഞങ്ങളും പോയി പിന്നെ അവിടുന്ന് ഞാൻ അവിടുന്ന് one way ആണല്ലോ അപ്പൊ road cross ചെയ്യുന്ന zebra line അയില് one way ആണ് road ൽ road cross അവിടെ ഞാൻ കടക്കാൻ help ചെയ്യോ ചോയ്ച് എനിക്ക് road എങ്ങനെയാണ് അപ്പുറം പോന്നേ ചോദിച്ചു അയിൽ അവളെന്നെ കൊണ്ടോയി പിന്നെന്നുവച്ചാ ആ one way ന്റെ അഹ് cutting എട്ത് നമ്മൾ അപ്പാർത്തോട്ട അവിടെ എല്ലാരും സ്വാഭാവികമായിട് അതാ ചെയ്യാറ് ഉം stand ലോട്ടു പോണെങ്കിൽ ഈ മുകളിൽ u turn അടിച് ഇങ്ങോട്ട് വരണം അപ്പോ അത് lag അടിക്കുന്ന എല്ലാരും ഇങ്ങനെയാ പോവ ശ്രദ്ധിക്കണം നമ്മള് ഏർ കാണിച്ചരാ പറഞ്ഞു translate ചെയ്തു മനസ്സിലായി അങ്ങനെ അയിൽ ഞാൻ മൈസൂരിലോട്ടുള്ള bus എവിടെയാ ചോദിച്ചു അപ്പൊ പുള്ളിക്കാരി എനിക്ക് പറഞ്ഞു തന്നു ദാ ഇവിടെയാണ് അങ്ങനെയാണ് ആയിലെന്നെ ആക്കി തരാന്ന് പറഞ്ഞു bus കേറ്റി തരാ പറഞ്ഞു അങ്ങനെ bus കേറി bus എടുക്കാൻ ഒരു പതിനഞ്ച minute ഉണ്ടായിരുന്നു ഭയങ്കര വിശപ്പയിരുന്നു shop ഞാനവിടെ പോയിട്ട് ഒരു water bottle വാങ്ങിച്ചു ഒരു ഒരു juice ന്റെ ഒരു juice വാങ്ങിച്ചു പെട്ടെന്ന് അഞ്ചു minute ഉള്ളൂ പെട്ടെന്ന് വാങ്ങിച്ചു ഞാന് അങ്ങനെ അത് കുടിച് പിന്നെ അവിടുന്ന് bus എടുത്തു local bus ഏർ ബാംഗ്ലൂർ main highway കൂടെ പോന്ന ഏകദേശം എല്ലാ stop ഏർ കുറെ പേരുണ്ടായിരുന്നു ഞാൻ ഞാൻ കേറിയപ്പോ ഞാൻ തന്നെ ഉള്ളൂ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ഓരോ stop എത്തുമ്പോ കുറെ ആളുകൾ കേറൽ അങ്ങനെ ഏകദേശം മൂന്നര നാലു മണി മൈസൂരിലോട്ട അങ്ങനെ പോയി പോയി പിന്നെ ഏതോ ഒരു stop എത്തിയപ്പോ ഉച്ചക്ക് ഭയങ്കര ദാഹായിരുന്നു വിശപ്പ് ആയിരുന്നു ഇങ്ങനെ ഓരോ stop നിർത്തി നമ്മളെ ഈ road side ലൂടെ ഓരോ fruits കളും ഇതൊക്കെ വിക്കുന്ന ആള് അവിടെ എങ്ങനെയാ വെച്ചാ ഒരു cover നകത്ത് watermelon ല്ലേ നമ്മള് പത്തക്ക അതുപോലെതന്നെ കക്കിരി pineapple ഇതൊക്കെ cut ചെയ്തിട്ട് ചെറിയ piece ആക്കിയിട്ട് ചെറിയൊരു cover ൽ ഇരുപത് രൂപ പത്തു രൂപ മുപ്പത് രൂപ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കും നമ്മള് bus കാര focus ചെയ്താണ് അവരെ പരിപാടി കച്ചവടം bus ഇങ്ങനെ നിർത്തുമ്പോ വേഗം വേണോ വേണ്ടേ എന്നിങ്ങനെ ചോദിച് അങ്ങനെ ഞാൻ കുറെ ഇങ്ങനെ കണ്ടു കുറെയൊക്കെ ഇത് കൊള്ളാവോ കഴിക്കാൻ പറ്റുമോ ആകെ ഇതായി കന്നടക്കാരൻ ഒക്കെ അല്ലേ ഇവരൊക്കെ എങ്ങനെയാ ഒന്നും നോക്കിയില്ല കണ്ണടച്ച് ഒന്ന് വാങ്ങി കയ്യിലെ cash ഉണ്ടായി ഞാൻ പെട്ടെന്ന് google pay അത് കഴിച്ചു bus അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു maximum explore ചെയ്തു city ഒക്കെ എങ്ങനെ കണ്ട ആസ്വദിച്ചു കുറെ photo ഒക്കെ എടുത്തു അങ്ങനെ പോയി പിന്നെ കുറെ ഒരു മൂന്നര മണിക്കൂർ ഒക്കെ കഴിഞ്ഞപ്പോ ഏകദേശം വൈകുന്നേരമൊക്കെ ആവാനായിട്ടുണ്ട് ബാംഗ്ലൂര് ബാംഗ്ലൂർ അല്ല മൈസൂര്‍ മൈസൂര് എത്തിക്കഴിഞ്ഞപ്പോ

എന്നിട്ടും full തിരക്കിനു അതിനകത്ത് കേറാൻ പറ്റത്തില്ലേ full ആണ് നിൽക്കാൻ പറ്റുമോ എൻറെ നാട്ടിലോട്ടുള്ള അപ്പൊ ഇത് കഴിഞ്ഞ് ഇനി bus ഉണ്ടോന്ന് ചോദിച്ചു അത് കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞു bus ഇല്ല എന്ന പറഞ്ഞത് പക്ഷേ എൻറെ വേറെ friend നെ call ചെയ്തപ്പോ പറഞ്ഞു എടാ bus ഉണ്ട് അവരെ ബാംഗ്ലൂര് പോന്നവരാണ് അവരെ വാക്ക് കേട്ട് ഞാൻ bus ൽ കയറാതിരുന്നു

അവിടെ issue അങ്ങനെ എന്തോ ഒരു എന്തോ ഒരു ആയിരുന്നു അപ്പോ ആരോ അവിടുന്ന് വന്നിരുന്നു അപ്പോ അത് കാരണം bus അങ്ങോട്ട് അധികം വരുന്നില്ല അങ്ങനെ എന്തോ ഒരു reason ഉണ്ടായിരുന്നു അങ്ങനെ bus ഉണ്ടായിരുന്നില്ല അങ്ങനെ bus ഇല്ലാത്ത കാരണം ഞാൻ കുറേ ഇങ്ങനെ wait ചെയ്തു അപ്പോൾ രണ്ടു പയ്യന്മാരെ ഞാൻ അവിടുന്ന് പരിചയപ്പെട്ടു അവരെയും അവരെ വയനാട്ടിലോട്ട് ആണ് അവിടെയും പരിചയപ്പെട്ടു അങ്ങനെ company ആയി ഞങ്ങൾ ഞങ്ങളെ ചായയൊക്കെ കുടിച്ചു ഇനി എന്താ ചെയ്യാ plan പോണം ഒക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോവാൻ വേണ്ടി കുറെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നന്വേഷിച്ചു reservation bus ആയിരുന്നു ഞങ്ങൾ അതിനകത്ത് കുറേ പോയി ചോദിച്ചു ticket എടുക്കാൻ നിന്ന് പോവാന്ന് പറഞ്ഞു അവരെ സമ്മതിക്കുന്നില്ല കുറേ നോക്കി അങ്ങനെ രാത്രി ഒരു പത്തര വരെ wait ചെയ്തു പത്തരക്കൊരു കോഴിക്കോട്ടേക്ക് ഒരു KSRTC ഉണ്ടായിരുന്നു പത്തരക്ക് രാത്രി ഏതായാലും ഞങ്ങളെ അതിനകത്ത് നിന്ന് പോന്നു താമരശ്ശേരി വരെ ഞാൻ നിന്നു അതിൻറെ കൂടെ ഉണ്ടായിരുന്നവരെ വയനാട് ഇറങ്ങി ഞാൻ അങ്ങനെ കോഴിക്കോട് എത്തി രാവിലെ അവിടുന്ന് ഒരു അഞ്ചര ആ time ഒക്കെ ആയപ്പോ എത്തി അവിടുന്ന് നേരെ നാട്ടിലോട്ട് bus ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തി hello hello ആം ആ സുഖ സുഖമാണി സുഖണോടി അഹ് ആ നീ ഭയങ്കര busy ലെ പിന്നെ എങ്ങനെ വിളിക്കാൻ പറ്റും പറ നീ കല്യണോകെ കല്യണോകെകയിഞ്ഞു അഹ് ആഹ് നിന്നെ നാ അഹ് നിന്നെ നാട്ടിൽ കണ്ടിട്ടേ ഇല്ല ഞാൻ അതുകൊണ്ടാ ഞാൻ വിളിച്ചത് ആഹ് നീ നാട്ടിൽ ഉ മ്മ് അതാ ഞാൻ ഒൻപത് കൊല്ലായി അറിഞ്ഞു ഞാൻ ഞെട്ടിപോയി ഇതേപ്പാട അവൾ അങ്ങോട്ട് പോയതെന്ന് കേട്ടാ ആഹ് ഞാൻ എവിടെ ഇതാണ് അലോയിച്ചോണ്ട് ഇരിക്കുന്നെ ഒരുതിപ്പോ നാട്ടിൽ ഇവിടന്ന് നമ്മളെ പാലക്കാടേക്കാളും മറന്നോന്നാണ് ഞാൻ തോന്നിയ എനിക്ക് തോന്നിയത് ആഹ് സത്യായിട്ടും ആഹ് നിന്നെ ഇപ്പോ കാണാനും ഇല്ലാ ഒരു phone വിളിയുമില്ല ഒന്നും ഞാൻ അപ്പൊ വിചാരിക്കും നമ്മൾ friends ഒക്കെ പറയുംചെയ്യും ആഹ്ഹ ഇല്ല ആഹ് പിന്നാ അതെല്ലേ അവിടെത്തന്നെ സു അവിടെത്തന്നെ സാധനൊക്കെ supermarket ഒക്കെ ഉണ്ടോടീ ഓ ആഹ്ഹ നല്ല രസമുണ്ടാവുമല്ലേ ഓ ആഹ് ഹ ആന്നല്ലേ

അടുത്തമാസം ഉം നമ്മൾ അടുത്തമാസം നമ്മൾ അടുത്തമാസമാവുമ്പോ ഒരു ഇത് നമുക്ക് പത്താം തീയ്യതി ആവുമ്പോ അങ്ങോട്ട ഓ ആന്നല്ലേ അഹ് ഞാൻ എപ്പും ആഹ് bore അടിച്ചു ആഹ് എന്തെങ്കിലും വിശേഷം ഉണ്ടെടി വിട്ടികേറിഇരിക്കുന്നതിൽ എന്തെങ്കിലും വിശേഷോകെ ഉണ്ടാ എന്തിപ്പോ വന്ന മ്മ് ആഹ് നല്ലതാണ് നല്ലതാണ് പക്ഷെ കുട്ടികളൊക്കെ ആയിരിക്കെ പിന്നാ കുട്ടിനൊക്കെ തൂകികൊണ്ടല്ലേ പോവേണ്ടത് ആഹ് നീ വിട്ടിലെന്നെയാ ആ

അഹ് ഹും ആഹാ ആഹ് ഹ